ഇതാ ഞമ്മളിപ്പോ ഇള്ളതൊരു ബേക്കറി കടയിലാണ് ഒരു ഹോട്ടലിൽ ആണ്.

തുണികളുണ്ട് ട്രൗസർ ഉണ്ട് ജാക്കറ്റ് മറ്റേ കോട്ടുണ്ട് ഗൈസ് .

ഹും നല്ല വെള്ളമുള്ള കാലാവസ്ഥ സമയത്തുള്ള പിക്ക് ആണ് അതായത്--

ഇത് കോളേജിലെ സ്കൂളിലേ ലൈബ്രറി ആണെന്ന് തോന്നുന്നു കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്.

ഒരു ചേച്ചിയാണട്ടോ അവിടെയുള്ളത് അത് സാധനങ്ങളൊക്കെ--

പച്ചക്കറിയുണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് മറ്റ് പല ചരക്ക്കൾ ഒക്കെ ഇവിടെ നമ്മൾക്ക് കാണാൻ പറ്റുന്നതാണ്.

മഞ്ഞപ്പൂവിണ്ട് ഓറഞ്ച് പൂവിണ്ട് ദാ തിരക്ക് കാണാം പൂവ് വാങ്ങാൻ ഓണം അടിപ്പിച്ച് ആണെന്ന് തോന്നുന്നു അതുകൊണ്ട് ഇത്രക്കാരം പൂക്കൾ--

അതിന്റെ ബാക്ക് സൈഡിൽ ഒരു മസ്ജിദ് ആണെന്ന് തോന്നുന്നു പക്ഷേ ഏതു മസ്ജിദ് ആണെന്ന് അറിയില്ല.

ഇതാ രണ്ടു കുട്ടികളിതാ കമ്പിയിന്മേൽ പിടിച്ചു കയറി കളിക്കുകയാണ്.

ഏറ്റവും ചോട്ടാ മുകളിൽ എത്തിയിട്ടുണ്ട് ബനിയനും ട്രൗസറും ഇട്ട ഒരു വ്യക് കുട്ടിയാണ് അടിയിൽ ഇതാ ബ്ലാക്ക് ഷർട്ടുമിട്ടിട്ട് ഒരു കുഞ്ഞനുണ്ട്.

ഫോട്ടോ എടുക്കുകയാണ് താഴെ വീണാൽ ദും അവരുടെ കഥ കഴിഞ്ഞു.

ഫുള്ളും ചിൽഡ്രൻസ് ഡ്രസ്സാണ് കുട്ടികളുടെ ഡ്രസ്സാണ് കളർ ഫുള്ളായിട്ടുള്ള നല്ല കളക്ഷൻസുണ്ട് ഈ ഷോപ്പിൽ .

എസ്ബിഐ ബാങ്കിന്റെ മുന്നിലാണ് ഉള്ളത് സ്റ്റേറ്റ് ബാങ്ക് എടിഎം ഇവിടെ ക്യാഷ് വാങ്ങാനായി--

ആൾക്കാർ വരിവരിയായി നിന്നിരിക്കുകയാണ് അതിന്റെ മുന്നിൽ കൂടി ചേച്ചി ഒന്നുമറിയാതെ പോകുന്നുണ്ട്.

ചെറിയ അലമാറയുണ്ട് വലിയ അലമാറയുണ്ട് എല്ലാം ഇവിടെ കിട്ടുന്നതാണ്.

രണ്ടു പെണ്ണുങ്ങളും ഉണ്ട് കുറേയാള് ക്യൂ നിന്നിട്ടുണ്ട് എ_ടി_എം ൽ ക്യാഷ് എടുക്കാൻ.